അല്ലെ പരിത്തി ചണം എല്ലാം വരുന്നത് ഏതിലാണ്? ഈ പറയുന്ന fiber crops ആണ് ഇനി ഒരു different types ആയിട്ടു major crops in ഇന്ത്യ നെ divide ചെയ്‌തട്ടുണ്ട് ഇനി ഇതിലെ ഓരോരോ examples ആണ് നമ്മൾ പാടിക്കാൻ പോകുന്നത് okay ഇനി ഓരോരോ examples നമുക്ക് പഠിക്കാം നോക്കിക്കേ one point five k ആകിക്കെ maximum share ചെയ്‌തട്ടു okay set okay ready അപ്പൊ നമ്മൾ ഓരോരോ examples പഠിക്കാൻ പോവാണ് അപ്പൊ examples നോക്കിക്കേ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന examples ആണ് ഏതാണ് നോക്കിക്കേ നമുക്ക് അറിയാലേ നമ്മുടെ കേരളത്തിൽ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കേരളം തന്നെ എടുത്തു നോക്കാം അപ്പൊ നമുക്ക് ആദ്യം അറിയണ്ട കാര്യം ആണ് ഇപ്പൊ നിങ്ങൾക്കു എന്തുചെയ്യാനാണ് എല്ലാ ദിവസവും miss ഒരു മാസം complete ആയിട്ടു ചപ്പാത്തി തരുവാന് okay എന്നും chappathi രാവിലെ കഴിക്കാൻ ചപ്പാത്തി chappathi ഉച്ചക്ക് കഴിക്ക chappathi രാത്രി കഴിക്കാൻ chappathi ഇപ്പോഴും chappathi തരുവാണ് ഒരു മാസം നമ്മൾ കഴിക്കോ? കഴിക്കോ? കഴിക്കോ? yes or no? ഇല്ലാലെ നമുക്കു കുറച്ചു ദിവസം കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം നമ്മൾ adjust ചെയ്യും കുറച്ചു chicken curry ഉം കുറച്ചു beef curry ഉം ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു ദിവസം adjust ചെയ്യുലെ കൊറേ കഴിഞ്ഞു നമുക്ക് എന്താണ് ഈയൊരു ചോറിനോട് ഒരു ആക്രാന്തം ആണ് നമുക്ക് രാത്രി ഒന്നും ചോറ് ചിലി ആൾക്കാർക്ക് രാത്രി ഒന്നും ചോറ് കഴിക്കണ്ട ഉറങ്ങാൻ പറ്റില്ല ചോറ് ഇല്ലെങ്കിൽ അയ്യോ അന്ന് നമുക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടു ആയിരിക്കും അല്ലെ അപ്പൊ ചോറ് rice ആണ് നമുക്ക് ആദ്യം പഠിക്കാൻ ഉള്ളതല്ലേ rice ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല rice എപ്പോഴേ എപ്പോഴെങ്കിലും ഒരു നേരം എങ്കിലും ചോറ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടു ആയിരിക്കും അപ്പൊ rice ആണ് നമുക്ക് ആരാദ്യം പഠിക്കാൻ ഉള്ളത് അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ rice എന്ന് പറയുന്നത് നമ്മുടെ code യിൽ ഏതിലാ വരുന്നത് that is a kharif crop യിൽ വരുന്നതാണ് kharif crop ആണ് ഈ പറയുന്ന rice ഇന് വളരാൻ വേണ്ടിട്ടു high temperature വേണം high mudity വേണം high rainfall ഉം വേണം okay high temperature വേണം അതേപോലെ high humidity വേണം hundred centimeter rainfall ഉം rice ഇന് വളരാൻ വേണ്ടിയിട്ടു വേണം okay okay now next നോക്കിക്കേ ഇന്ത്യ ആണ് second largest producer of rice അപ്പൊ first ആരാ മക്കളെ ഇന്ത്യ ആണ് second യിൽ വരുന്നത് first position യിൽ വരുന്നത് ആരാണ് that ISചൈന okay china ആണ് rice production യിൽ first നിക്കുന്നത് then second position യിൽ നിക്കുന്നത് ആരാണ് നമ്മുടെ India ആണാട്ടോ ഇന്ത്യ ആണ് second അവിടെ നിന്ന് first ഇലോട്ടു പോണം then next നോക്കിക്കേ ഇത് എവിടെയാ വളരുന്നത് North and North EasternIndiacoastal areas of the deltaic region okay North East ആ നമ്മുടെ rice കൂടുതൽ ആയിട്ടു നമ്മുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ ഇത്രെയും points എന്ത് ചെയ്യാ നമ്മുടെ rice ഇന് പഠിച്ചു വെക്ക then next നോക്കിക്കേ നമ്മുടെ chart നോക്കുമ്പോ major areas എന്ന് പറയുന്ന വെല്യ ഒരു area യിൽ ആണ് കൂടുതൽ ആയിട്ടു rice കാണുന്നത് major areas എന്ന് പറയുമ്പോ നമ്മുടെ Bihar, Bellori, Rabel ഈ ഒരു ഭാഗത്തു കാണുന്നു then Tamil Nadu, Kerala ത്തിൽ ഒക്കെ ആണ് major areas ഉള്ളത് rice കുറവായിട്ടുള്ള areas എന്നുപറയുന്നത് ദേ നമ്മുടെ map യിൽ Gujarat ദേ ഈ ഒരു ഭാഗം ഇല്ലേ ആ ഒരു ഭാഗത്താണ് അതുപോലെ തന്നെ Gujarat, Rajasthan സ്ഥലത്തൊക്കെ ആണ് എന്തുവരുന്നത് okay നമ്മൾ കൂടുതൽ ആയിട്ടു rice കൃഷി ചെയ്യുന്നത് ഇനി next നമുക്ക് പഠിക്കാൻ ഉള്ളതാണ് wheat അല്ലെ wheat ആണ് next ഉള്ളത്, അപ്പൊ നമുക്ക് അറിയാം chappathi ഒക്കെ ആയിട്ടു അല്ലെങ്കിൽ ഒക്കെ ആയിട്ടു നമ്മൾ എന്ത് ചെയ്യാറുണ്ട് wheat കഴിക്കാറുണ്ടാലേ wheat products കഴിക്കാറുണ്ട് ഒക്കെ കൂടുതൽ ആയിട്ടു wheat ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാര് നമ്മുടെ northern states യിൽ വരുന്ന ആൾക്കാരാണ് okaynorthern states ഇലെ ആൾക്കാർക്കു എപ്പോഴും അവര് food നോക്കുന്ന സമയത്തു ഇല്ലേ അവര് food നോക്കുന്ന സമയത്തു ഇപ്പോഴും main ആയിട്ടു വരുന്നത് ആരാണ് chappathi ആണ് oaky main ആയിട്ടു വരുന്നത് chappathi ആണ് side ഇല് ചെറിയ ഒരു പാത്രത്തിൽ ആണ് ഇവര് കുറച്ചു rice ഇട്ടു കൊടുക്കും ഇവിടെ ഒരു rice ഉണ്ടായിരുന്നാലോ rice എവിടെപ്പോയി ഇവിടെ rice ഉണ്ടാലോ ഇതാണ് rice okay ഒരു കുഞ്ഞു പാത്രത്തിൽ rice കൊടുക്കും north Indians കൂടുതൽ ആയിട്ട് കഴിക്കുന്നത് chappathi ആണ് അവർക്കു chappathi ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്കു ചോറ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ അവർക്കു chappathi ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും okay അപ്പൊ കൂടുതൽ ആയിട്ടു chappathi ആണ് കൂടുതൽ ആയിട്ടു കഴിക്കുന്നത് then നോക്കിക്കേ it is rabi crop ആണ് rabi crop ആണ് വരുന്നത് then cool dry season and dry season

okay rainfall വേണം then next നോക്കിക്കേ എവിടൊക്കെയാ കാണുന്നത് north western black soil region of deccan are two main wheat growing area okay wheat കൂടുതലായിട്ട് കാണുന്നത് okay wheat കൂടുതലായിട്ട് കാണുന്നത് എവിടെയാണ് നമ്മുടെ north western black soil region of deccan ആണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് കാണുന്നത് wheat കാണുന്നത് it is the second most important cereal from second most ആയിട്ടുള്ള bajra ragi നോക്കിയേ jowar bajra ragi ആണ് main ആയിട്ട് നമ്മൾ വരുന്നത് okay എന്താ മക്കളെ jowar എന്ന് പറയുന്നത് jowar എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ jowar bajranorth indians അതായത് കൂടുതലായിട്ട് use ചെയ്യുന്ന bajra roti jawar roti ഇതെല്ലാം എന്താണ് ഓരോ products ആയിട്ട് അവർ use ചെയ്യാറുണ്ട് okay ഇതാണ് നമ്മുടെ jower ന്

നമ്മൾക്ക് ragi അറിയാം അല്ലെ ragi അല്ലെങ്കിൽ കുറുക്ക് കോറ പറയാറുണ്ട് അപ്പൊ ragi നമ്മൾക്ക് എവിടുന്നാ കിട്ടുവാ അംഗൻവാടിയിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിമക്കൾക്ക് എന്ത് കൊടുക്കും ആ ragi കൊടുക്കാറുണ്ട് അല്ലെ അപ്പൊ ragi എന്ന് പറയുന്നേ ഇവുടുന്നു കിട്ടുന്നെ ആണ് നമുക്ക് നമ്മളെ നാട്ടിൽ ragi കൊണ്ട് പുട്ടുണ്ടാകും ദോശയുണ്ടാക്കും അതുപോലെ ragi കുറുക്കുണ്ടാക്കും അല്ലെ നോക്കിക്കേ ragi കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കും dosa ഉണ്ടാക്കി കഴിക്കും അതുപോലെ പുട്ടുണ്ടാക്കി കഴിക്കും അല്ലെ ragi കുറുക്കി കഴിക്കും

okay അപ്പോ ദേ നോക്കിക്കേ നമ്മുടെ നോക്കുന്ന സമയത്തു ഇതിലെ ഓരോ difference ഉം നോക്കുവാ jowar എന്ന് പറയുന്നത് third most imprtant food crop with respective area okay third most important ആയിട്ടുള്ളതാണ് നമ്മുടെ ബജ് jowar എന്ന് പറയുന്നത് then bajra എന്ന് പറയുന്നത് sandy soil യിൽ വളരുന്നതാണ് നമ്മുടെ bajra എന്ന് പറയുന്നത് then dry region യിൽ വളരുന്നതാണ് നമ്മുടെ then next നോക്കിക്കേ it is rainfed crops mostly grow in the moist area

major producing state എന്ന് പറഞ്ഞാൽ Rajasthan, UttarParadesh, GujaratandHaryana കൂടുതൽ ആയിട്ടു എന്ത് produce ചെയുന്നത് bajra produce ചെയുന്നത് ragi നോക്കുന്ന സമയത്തു grow well on red, black, sandy, loamy and shallow black soil. Major producingTamilNadu, HimachalPradesh, Uttarakhand, Sikkim ഝാർഖണ്ട് and അരുണാചല് പ്രദേശ് ആണ് കൂടുതൽ ഈ പറയുന്ന ragi produce ചെയുന്നത്, അപ്പൊ millets ഇന് example ആയിട്ട് വരുന്നതാണ് bajra, jowar and ragi

okay maize ചോളം കഴിക്കാൻ ഇഷ്ടം ആണോ ഇവിടെ ആർക്കൊക്കെ ആണ് ചോളം ഇഷ്ടമുള്ളത് maize നമുക്ക് അറിയാലേ ഇപ്പൊ എവിടെങ്കിലും ഒക്കെ നടന്നു പോവുമ്പോൾ side യിൽ ആയിട്ടു ചോളം ഇങ്ങനെ പൊള്ളിച്ചു ഒക്കെ തരാറുണ്ട് അല്ലെ, പുഴുങ്ങി തരാറുണ്ട് പിന്നെ മുകളിൽ കുറച്ചു മുളകുപൊടി കുറച്ചു ഉപ്പു ഒക്കെ ഇട്ടതു നമുക്ക് തരാറുണ്ടല്ലേ ആഹ് അപ്പൊ നമ്മുടെ ആ po~popcorn അറിയാലേ നമ്മൾ film പോവുന്ന സമയത്തു നമുക്കു നിർബന്ധമായിട്ടും വേണ്ട ഒരു സദനം ആണ് popcorn അല്ലെ popcorn ഇവിടെ രോമാഞ്ചം movie യിൽ ഒരു scene ഇല്ലേ popcorn ഒക്കെ പൊട്ടിത്തെറിക്കുന്നത് അല്ലെ ആഹ് അതുപോലെ maize എന്ന് നോക്കുന്ന സമയത്തു it is a kharif crop ആണ് അതിനു എത്രേയ temperature വേണ്ടത് twenty one to twenty seven degree celcius temperature നിർബന്ധം ആയിട്ടും വേണം അതുപോലെ അത് വളരുന്നത് നമ്മുടെ പൂഴി പോലത്തെ മണ്ണ് that is alluvial soil ആണ് വളരുന്നത് അത് food ഉം fodder ആയിട്ടും use ചെയ്യും food ഉം fodder എന്ന് പറയുന്നത് എന്താണ് fodder എന്ന് പറയുന്നത് നമ്മൾ കന്നുകാലികൾക്ക് ഒക്കെ കൊടുക്കിലെ അതായതു ഇതിന്റെ leaves അല്ലെങ്കിൽ stalks എല്ലാം നമ്മൾ കന്നുകാലികൾക്ക് കൊടുക്കാറുണ്ടല്ലേ animals ഇന് food ആയിട്ടു കൊടുക്കാറുണ്ടല്ലേ that is എന്ന് പറയുന്നു major maize producing ആയിട്ടുള്ളത് കര്ണാടക മദ്ധ്യ പ്രദേശ് ഉത്തർ പ്രദേശ് ബീഹാര് ആന്ധ്ര പ്രദേശ് and തെലൻഘാന യിൽ ആണ് കൂടുതൽ ആയിട്ടു എന്ത് കാണുന്നത് നമ്മുടെ maize അതുപോലെ തന്നെ നമ്മൾ chicken ഒക്ക്കെ പൊരിക്കുന്ന സമയത്തു അതില് corn flour ഓകെ add ചെയ്യാറുണ്ടാലേ അത് എങ്ങനെ ആണ് ഈ പറയുന്ന ചോളം പൊടിച്ചു വെക്കുന്നതിനെ ആണ് ഈ corn flower എന്ന് പറയുന്നത് okkay അതെല്ലാം മുക്കിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൊരിച്ചു എടുക്കുന്നത് അല്ലെ അപ്പൊ ഈ maize എന്ന് പറയുന്നത് important ആയിട്ടുള്ള ഒന്നാണ് ready okay

പിന്നെ അതേപോലെ തന്നെ വേറെ ഏതാ കടലാ then peases ഇതെല്ലം വരുന്നത് ഏതിലാണ് നമ്മുടെ pulses യിൽ വരുന്നതാണ് ഈ pulses നമുക്ക് അറിയാം ഈ workout ഇന് അല്ലെങ്കിൽ gim ഇന് പോകുന്ന ആൾകാർ കൂടുതൽ ആയിട്ടു protinisious food food കഴിക്കാറുണ്ട് protein കുറച്ചു കൂടുതൽ ആയിട്ടുള്ള food ആണ്

okay set അപ്പൊ ദേ നോക്കിക്കേ നമ്മുടെ pulses എന്ന് പറയുന്നത് highly proteinaceous ആയിട്ടുള്ള ഒരു food ആണ് proteinaceous ആയിട്ടുള്ള food ആണ് അതുപോലെ തന്നെ നമ്മുടെ choor dal, gulab ghatt moong dal എന്നൊക്കെ പറയുന്നത് എന്തിന്റെ examples ആണ് നമ്മുടെ pulses ഇന് example ആണ് അപ്പൊ നോക്കിക്കേ എന്താണ് ഈ പറയുന്ന നിങ്ങൾക്കു പാട് പാടി തരാം class യിൽ സ്രെധിച്ചു ഇരുന്നാൽ മാത്രമേ miss പാട് പാടി താരത്തോളു okay നമ്മുടെ choor dal നമ്മുടെ തുവര പരിപ്പ്, ural dal എന്ന് പറയുന്നത് ഉഴുന്ന് അല്ലെ ഉഴുന്ന് അരിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇഡലി, ദോശ ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ural dal എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്ന് ആണ് the moong dal എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ ഇല്ലേ ചെറുപയർ ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഒക്കെ ഇട്ടു ആ അതിന് വളർത്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളു peal ചെയ്തു കഴിക്കാറുള്ളു അല്ലെ അതെല്ലാം highly എന്താണ് proteniaceous ആയിട്ടുള്ള food ആണ്, അതുപോലെ India ആണ് Largest producer and consumer of pulses important ആയിട്ടു പഠിച്ചു വെക്ക പാട് പാടുനില്ല okay അപ്പൊ ദേ നോക്കിക്കേ Indiais the largest producer and consumer of pulses then next pulses എന്ന് പറയുന്നത് protein rich ആയിട്ടുള്ളൊരു food ആണ്, protein rich ആയിട്ടുള്ള ഒരു food ആണ് നമ്മുടെ pulses ennu parayunathu then major pulses door ural daal and moong daal ഓക്കേ ആണ് വരുന്നത് then next enthanu ആ ഈ പറയുന്ന pulses ഇന് ഒരു പ്രത്ത്യേകത ഉണ്ട് pulses വളരുമ്പോൾ അവര് കൂടുതൽ ആയിട്ടു nitrogen നെ fix ചെയ്യും okay soil ഇന്റെ fertility കൂട്ടും അതുകൊണ്ടു rotation crop ആയിട്ടു എന്ത് use ചെയ്യാറുണ്ട്? pulses അപ്പൊ ആദ്യം എന്ത് ചെയ്യും ആ ആദ്യം ഈ പറയുന്ന ആ ആദ്യം ഈ പറയുന്ന pulses ഇനി നമ്മൾ വളർത്തും then pulses ഇനി വളർത്തിയതിനു ശേഷം soil fertility കൂടും then soil fertility കൂടിക്കഴിഞ്ഞാൽ ആ next വേറെ crops ഇനി വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ rotatory crops ആയിട്ട് നമ്മൾ എന്തിനെ ഉസ് ചെയുന്നു use ചെയ്യാറുണ്ട്? pulses ഇനെ use ചെയ്യാറുണ്ട് nextMadhyapradesh അതുപോലെ Rajasthan, Maharashtra, UttarPradesh, Karnataka ഇവിടെ ഒക്കെ ആണ് കൂടുതൽ ആയിട്ടു okay ഇവിടെ ഒക്കെ ആണ് കൂടുതൽ ആയിട്ടു നമ്മൾ pulses കൃഷിചെയ്യുന്നത് ഒകായ് ഇനി next വരുന്നതാണ് food crops other than grains food crops other than grains യിൽ വരുന്നതാണ് sugarcane ഒക്കെ sugarcane അല്ലെ ആദ്യം വരുന്നത് sugarcane ആണ് sugarcane നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരു intermediate climate നമ്മുടെ കരിമ്പ് അല്ലെ അപ്പൊ intermediate climate യിൽ വളരുന്നതാണ് നമ്മുടെ കരിമ്പ് അല്ലെങ്കിൽ sugarcane എന്ന് പറയുന്നത് that is twenty one to twenty seven degree celcius temperature ഉം വേണം അതുപോലെ seventy five centimeter to hundred centimeter ഓളം എന്ത് വേണം ആ rainfall നിർബന്ധം ആണ് India is the second largest producer of sugarcane only after brazil

then next നോകിക്കേ sugarcane ന്റെ main sources ആണ് നമ്മുടെ jaggery then molasses കൽക്കണ്ടം അതുപോലെ തന്നെ jaggery എന്ന് പറയുന്നത് ശർക്കര ഇതൊക്കെ എന്താണ് ആ ഇതൊക്കെ നമ്മുടെ sugarcane ന്റെ products ആണ്, then main ആയിട്ടു sugarcane ഉള്ളത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് AndraPradesh, Telengana, Bihar, Punjab, Haryana ഒരു രണ്ടു മൂന്ന് ~ രണ്ടു മൂന്ന് states ഉകളുടെ പേറുകൾ പേടിച്ചു വെക്കാട്ടോ

എന്തിൽ നിന്നാണ് നമ്മൾ produce ചെയ്യുന്നത്? sugarcane ഇന്റെ bi-products ആയിട്ടാണ് നമ്മൾ use ചെയ്യുന്നത് ഇനി bi-products next വരുന്നതാണ് oil seeds okay oil seeds എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം വീട്ടിൽ എന്ത് ഉണ്ടാകണമെങ്കിലും മീൻ പൊറുക്കണം അല്ലെങ്കിൽ ചിക്കൻ പൊരിക്കണമെങ്കിലും ഒക്കെ നമുക്കു എന്ത് വേണം oil വേണല്ലേ sunfloweroil നമ്മൾ use ചെയ്യാറുണ്ട്

വീട്ടില് use ചെയ്യും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഒക്കെ ഇണ്ടാക്കാൻ വേണ്ടീട്ട് നല്ല yummy foods ഒക്കെ ഇണ്ടാക്കാൻ വേണ്ടീട്ട് നമ്മൾ oil use ചെയ്യുന്നുണ്ട് അതേപോലെ main ആയിട്ടു oil use ചെയ്യുന്നത് ചെയുന്നതാണ് നമ്മുടെ ground nut എന്ന് പറയുന്നത് ground nut യിൽ നിന്ന് നമ്മൾ എന്താണ് major ആയിട്ടു അത്യാവശ്യം എണ്ണ എടുക്കാറുണ്ട് okay ആ coconut, coconuts ഉണ്ട് ആ നമ്മടെ normal ആയിട്ട് use ചെയുന്ന എണ്ണ then next നമുക്ക് പഠിക്കാൻ ഉള്ളതാണ് teaokay tea എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ വരുന്നത് ആഹ് നമ്മുടെ ലാലേട്ടനെ ആണ് ഓർമ വരുന്നത്

അപ്പൊ tea നോക്കുന്ന സമയത്തു നമുക്ക് അറിയാം ചിലെ ആൾക്കാർക്ക് വൈകുനേരം tea കിട്ടീട്ടിലെങ്കിൽ നല്ല ബുദ്ധിമുട്ടു ആയിരിക്കും നല്ല ഷീണം ആയിരിക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല full ഉറക്കം തൂങ്ങി ഇരിക്കുന്ന അവസ്ഥ ആയിരിക്കും അപ്പൊ ചിലെ ആൾക്കാർക്ക് tea എന്ന് പറയുന്നത് നിർബന്ധം ആണ് ആ നമുക്ക് കണ്ണൻദേവൻ tea ആണല്ലേ നമുക്ക് ഓർമ വരുന്നത് okay അപ്പൊ ഉയരം കൂടുംതോറും ചായക്ക്‌ മധുരം കുടും എന്ന് പറയുന്നതുപോലെ ഇവിടെ tea എന്ന് പറയുന്നത് main ആയിട്ട് introduce ചെയ്തത് ആദ്യം British കാരായിരുന്നു British കാറാണ് ആദ്യായിട് India ഇലോട്ടു ടി introduce ചെയ്തത് ചെയ്‌തട്ടുള്ളത് then next നോക്കിക്കേ ഇവർക്കും ഒരു intermediate climate വേണം വളരാൻ വേണ്ടിട്ടു അതുപോലെ തന്നെ tea bushes requires warm and moist soil and climate അതായതു ഒരു ഈർപ്പം നിറഞ്ഞിട്ടുള ഒരു climate യിൽ ആണ് നമ്മുടെ തീയ്യിലാ അല്ലെങ്കിൽ then next വളരുന്നത് then next നോക്കിക്കേ tea നമുക്ക് അറിയാം തീയ്യിലാ കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിങ്ങൾ വയനാട് ഭാഗത്തേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കു കാണാൻ പറ്റില്ലേ ഊട്ടി ഭാഗത്തു ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഹ് കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ കുറേ ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ തേ

then അതിന്റെ processing അതിനെല്ലാം കുറേ ആൾക്കാര് വേണല്ലേ അപ്പൊ ഇത് എന്താണ് കുറച്ചു labours കൂടുതൽ ആയിട്ടുലൊരു intensive ആയിട്ടുള്ളൊരു industry ആണ് നമ്മുടെ tea എന്ന് പറയുന്നത് next main ആയിട്ടു വരുന്നത് എവിടെ ഒക്കെ ആണ് Assam, WestBengal, TamilNadu, Kerala ഇവിടെ എല്ലാം എന്ത് കാണുന്നുണ്ട് tea കാണുന്നുണ്ട് okay, okay then next നോക്കിക്കേ next വരുന്നതാണ് coffee ചിലെ ആൾക്കാർക്ക് ചായ ആണ് ഇഷ്ടം ചിലെ ആൾക്കാർക്ക് coffee ആണല്ലേ ഇഷ്ടം നല്ല കാപ്പി കടുപ്പം ഉള്ള കാപ്പി കുടിക്കാൻ ആയിരിക്കും ചിലെ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടായിരിക്കുന്നത് അപ്പൊ നോക്കിക്കേ നമ്മുടെ coffee നോക്കുന്ന സമയത്തു ആദ്യം നമ്മുടെ coffee എന്ന് പറയുന്നത് Arabianvariety എവിടെ നിന്ന് വന്നതാ yemen യിൽ നിന്ന് കൊണ്ട് വന്നിട്ടുള്ള Arabianvariety ആണ് ആദ്യം നമ്മുടെ India യിൽ introduce ചെയ്‌തട്ടുള്ളത് that isYamencoffee

Karnatakadistrict യിൽ ഒക്കെ ആണ് TamilNadu, Kerala യിൽ ഒക്കെ എന്ത് ഉണ്ട് ആഹ് ഈ പറയുന്ന coffee നമ്മൾ ചെയ്യാറുണ്ട് coffee കൃഷി ചെയ്യാറുണ്ട് okay okay set then next നോക്കിക്കേ next നമുക്ക് അറിയുന്നതാണ് ഈ ഒരു coffee നമ്മുക്ക് അറിയാം civet coffee നിങ്ങൾ കേട്ടിട്ടുണ്ടോ? civet coffee ആരെങ്കിലും കേട്ടിട്ടുണ്ടോ

ആർക്കറിയാം civet coffee ആഹ് civet coffee എന്ന് പറയുന്നത് നമുക്ക് അറിയാം civet cat അല്ലെ civet cat ഇന്റെ എടുക്കുന്നതാണ് നമ്മുടെ civet coffee എന്ന് പറയുന്നത് പക്ഷെ ഇതിനു ഏകദേശം eigth thousand rupees per killogram okay ഒരു kilogram ഇന് തന്നെ ഏകദേശം eight thousand rupees വരെ വരുന്നുണ്ട് ഈ പറയുന്ന civet coffee highly nutricious ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന civet coffee വളരെ expensive ആണ് okay

tomatto, brinjal, pottato ഒക്കെ ആണ് വരുന്നത് magoes കൂടുതൽ ആയിട്ടു കാണുന്നത് Maharashtra, AndraPradesh, Telengana, Uttarpradeshthen next നോക്കിക്കേ , Goa, UttarPradeshandBiharthen PineappleMeghalayagrapeAndraPradeshapple appricote, wallnut അത് JammuandKashmir, HimachalPradesh യിൽ ഒക്കെ ആണ് ഉള്ളത് അപ്പൊ horticulture എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ fix ചെയ്തു വെക്ക that is vegatables and fruits ആണ് okay? vegetables and fruits യിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത് horticulture എന്ന് പറയുന്നത് okay അപ്പൊ നല്ല vegetables അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല healthy ഒക്കെ ആയിട്ടു ഇരിക്കണമെങ്കിൽ നല്ല fresh ആയിട്ടുള്ള vegetables ഉം

non crop food യിൽ വരുന്നതാണ് cotton അല്ലെ cotton എന്നുപറയുന്നത് cotton അതുപോലെ rubber, fiber, jute വരുന്നത്തേതിലാണ് non crop food യിൽ ആണ് വരുന്നത് okay അപ്പൊ നോക്കിക്കേ non crop food യിൽ നോക്കിക്കേ ആദ്യം it is a necessary crop ആണ് നമ്മുടെ rubber എന്ന് പറയുന്നത്

main ആയിട്ടു Kerala, TamiNadu, Karnataka ഒക്കെ ആണ് ഈ പറയുന്ന rubber കൃഷി ചെയ്യുന്നത് ഇനി next പറഞ്ഞെ next നോക്കിക്കേ fiber, fiber നമുക്ക് എവിടെ നിന്ന കിട്ടുന്നത്

അപ്പൊ silk worm ഇന്റെ cocoons യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും silk produce ചെയ്യുന്നുണ്ട് അതണലേ നല്ല പച്ച സാരി ഒക്കെ നമ്മൾ ഇടുന്നതു അങ്ങനെ silk worm ഇനി നമ്മൾ produce ചെയ്യുന്നതിനെ ആണ് cericulture എന്ന് പറയുന്നത് okay cericulture എന്ന് പറയുന്നത് cericulture okay, cericulture എന്ന് പറയുന്നത് next നോക്കിക്കേ cotton kharif~kahrif ആയിട്ടുള്ള crops ആണ് അതിനു temperature എന്ന് പറയുന്നത് high temperature വേണം then അതെ പോലെ തന്നെ light rainfall ആണ് വേണ്ടത് then major ആയിട്ട് കാണുന്നത് Maharashtra, Gujarat, MadhyaPradesh യിൽ ഒക്കെ ആണ് കാണുന്നത് okay then next വിദ്യാഭ്യാസത്തിന്‍റെ പ്രാധാന്യം. ലോകത്തെ മാറ്റാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമാണിത്. ലഭ്യമല്ലാത്ത അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ അത് തുറക്കുന്നു. Academic, business അല്ലെങ്കിൽ sports എന്നിങ്ങനെ ഏതു മേഖലയിലും വിജയിക്കാനുള്ള ഒരു താക്കോലാണിത്. ഒരു നല്ല വിദ്യാഭ്യാസം വ്യക്തികളിൽ വിമർശിക്കാവുന്ന വിമർശനാത്മകമായി ചിന്തിക്കാനും പ്രശ്‌നങ്ങൾ പരിഹരിക്കാനും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നൽകുന്നു. ആശയവിനിമയവും വ്യക്തിഗതകഴിവുകളും വികസിപ്പിക്കാനും ഇത് അവരെ സഹായിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന്‍റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ വിജയവും സന്തോഷകരവുമായ ജീവിതം ലഭിക്കാൻ ശരിയായ വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. ആഡംബരവും മെച്ചപ്പെട്ടതുമായ ജീവിതം നയിക്കുന്നതിന്~ നയിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് ആളുകളുടെ വ്യക്തിത്വം വികസിപ്പിക്കുകാ~ വികസിപ്പിക്കുകയും ശാരീരികവും മാനസികവുമായ നിലവാരം നൽകുകയും

നല്ല വിദ്യാഭ്യാസം ക്രിയാത്മക സ്വഭാവമുള്ളതാണ്. അത് നമ്മുടെ ഭാവിയെ എന്നന്നേക്കും മായി നിർമ്മിക്കുന്നു. ഒരു വ്യക്തിയും മനസ്സിന്‍റെയും ശരീരത്തിന്‍റെയും ആത്മാവിന്‍റെയും അവസ്ഥ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. പല മേഖലകളിലും വലിയ തോതിൽ അറിവ് നൽകുന്നതിലൂടെ ഇത് വളരെ മികച്ചൊരു നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നു. ജീവിതത്തിൽ നാം വളരുകയും വികസിക്കുകയും ചെയ്യുന്നു. നല്ല വിദ്യാഭ്യാസം നേടുക എന്നതിനർത്ഥം അംഗീകൃതവും പ്രശസ്തവുമായ ഓർഗ organization company കളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടതാണ്. school വിദ്യാഭ്യാസത്തിലൂടെ നാം വ്യക്തിത്വം, മാനസിക കഴിവുകൾ, ധാർമ്മികവും ശാരീരികവുമായ ശക്തികൾ എന്നിവ പഠി പഠിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. ശരിയായ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ, ഒരാൾക്ക് അവന്‍റെ ജീവിതത്തിൽ എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുടെയും അഭാവം ലഭിക്കുന്നു. വ്യക്തിജീവിതത്തിലും തൊഴിൽപരമായ ജീവിതത്തിലും വിജയം കൈവരിക്കാനുള്ള ഏക താക്കോൽ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നമുക്ക് വിവിധ തരത്തിലുള്ള അറിവുകളും കഴിവുകളും നൽകുന്നു. അറിവ് നേടുന്നതിന് നമ്മെ സഹായിക്കുന്ന തുടർച്ചയായും വേഗത കുറഞ്ഞതും സുരക്ഷിതവുമായ പഠന പ്രക്രിയയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ അധ്യാപകരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും എല്ലായ്‌പ്പോഴും പഠിക്കുന്ന ശീലങ്ങൾ നാം ഉണ്ടാക്കണം. നമ്മൾ ഒരു നല്ല മനുഷ്യനാകാൻ പഠിക്കുന്നു, വീട്ടിൽ, സമൂഹത്തിൽ~ സമൂഹത്തിൽ സൗഹൃദലയങ്ങ~ ലയത്തിൽ ജീവിക്കാൻ പഠിക്കുന്നു. school ൽ ചേരുന്നതും വിദ്യാഭ്യാസം നേടുന്നതും ഓരോ വ്യക്തിക്കും അത്യന്താപേക്ഷിതവും വിജയവും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യമാണ്. എന്ത് വില കൊടുത്തും നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന്‍റെ പ്രാധാന്യം നമുക്ക് അവഗണിക്കാനാവില്ല. സമൂഹത്തിൽ ദിനംപ്രതി നാം കാണുന്നതുപോലെ ശരിയായ വിദ്യാഭ്യാസത്തിന്‍റെ അഭാവം മൂലം നിരവധി സാമൂഹിക പ്രശ്നങ്ങൾ അസമത്വം, ലിംഗവിവേചനം, മതപരമായ വ്യത്യാസങ്ങൾ തുടങ്ങിയ സാമൂഹിക പ്രശ്‌നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന്‍റെ അഭാവം കാരണം നിരവധി പ്രശ്‌നങ്ങളുണ്ട്. ദൈനംദിന ജീവിതത്തിൽ വ്യക്തിപരവും സാമൂഹികവുമായ നിലവാരം നിലനിർത്താൻ ശരിയായ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. ഇത്തരമൊരു ആധുനിക സാങ്കേതിക മത്സരപരമായ ലോകത്ത്, സമൂഹത്തിലെ പാവപ്പെട്ടവരും വിദ്യാഭ്യാസമില്ലാത്തവര്~മായ ആളുകൾക്കിടയിൽ വിദ്യാഭ്യാസത്തിന്‍റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അത് എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ സാമൂഹികവും വ്യക്തിപരവും തൊഴിൽപരവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം. ശരിയായതും ഉന്നതവുമായ വിദ്യാഭ്യാസം നമ്മെ സമൂഹത്തിൽ ജീവിക്കാൻ കൂടുതൽ പരിഷ്ക്രിതമാകും. ഉചിതമായ വിദ്യാഭ്യാസം ലഭിക്കാതെ ഒരാൾക്ക് സമൂഹത്തിൽ അവന്‍റെ നല്ല പ്രതിച്ഛായ ഉണ്ടാക്കാനും സമൃദ്ധിയും സന്തോഷകരമായ ജീവിതം നയിക്കാനും കഴിയില്ല. ആരോഗ്യകരമായ ചുറ്റുപാടുകൾ നിലനിർത്താൻ ഇത് നമ്മെ പ്രാപ്‌തമാക്കുന്നു. ഇന്ന് പുരാതന കാലത്ത് നിന്ന് വ്യത്യസ്തമായി എല്ലാ വലിയ സർവകലാശാലകളിലെയും online സംവിധാനവും കത്തിപ്പടരുക സൗകര്യങ്ങൾ കാരണം ശരിയായ വിദ്യാഭ്യാസം നേടുന്നത് എളുപ്പവും ലളിതവുമാണ്. ഇത് വിദ്യാഭ്യാസ സമ്പ്രദായം എളുപ്പമാക്കി. കാരണം പാവപ്പെട്ടവർക്കും അവരുടെ ഇഷ്ടമേഖലകളിൽ വിദ്യാഭ്യാസം നേടാനാകും. ഇന്ത്യയിലെമ്പാടുമുള്ള വിദ്യാഭ്യാസങ്ങൾ വിദ്യാഭ്യാസത്തിന്‍റെ ഗുണനിലവാരം നിലനിർത്താൻ government ന്‍റെ നിരവധി വലിയ പ്രശ്ന~ പ്രശ്‌നങ്ങളും പദ്ധതി തന്ത്രങ്ങളും ഉണ്ട്.

സമൂഹത്തിൽ സമാധാനം വളർത്താനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും ലിംഗവിവേചനവും അസമത്വവും തുടച്ചുനീക്കാനും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നല്ല ഭക്ഷണം കൊണ്ടുവരുന്നതിനും അഴിമതി ഇല്ലാതാക്കുന്നതിനും വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിൽ അധ്യാപകർ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളിലൂടെയും അധ്യാപകരിലൂടെയും നമ്മൾ പഠിക്കുന്നതെല്ലാം ജീവിതത്തിലുടനീളം നമ്മോടൊപ്പം പോകുന്നു, അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വീണ്ടും കൈമാറുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിന്‍റെ ലക്ഷ്യവും നേട്ടങ്ങളും വ്യക്തിപരമായ നേട്ടങ്ങളിലും~ നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. പകരം അത് കുടുംബത്തിലെയും സമൂഹത്തിലെയും രാജ്യത്തിലെയും മറ്റ് ആളുകൾക്ക് പ്രയോജ~ പ്രയോജനകരമാണ്. സമൂഹത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യത്യസ്തമായ അർത്ഥവും ആവശ്യങ്ങളും ധാരണകളും ഉണ്ടെങ്കിൽ അതിന്‍റെ യഥാർത്ഥ അർത്ഥവും പ്രാധാന്യവും ഒരിക്കലും മാറില്ല. നല്ല വിദ്യാഭ്യാസം സമൂഹത്തിൽ സ്വാതന്‍~ സ്വതന്ത്ര~ രായിരിക്കാനും ദരിദ്രത്തിന്‍റെ പ്രശ്ന~ ദാരിദ്ര്യത്തിന്‍റെ പ്രശ്ന~ പ്രശ്നത്തിൽ നിന്ന് കരകയറാനും നമ്മെ സഹായിക്കുന്നു. പലരും വിദ്യാഭ്യാസം ആവേശത്തോടെയാണ് ചെയ്യുന്നത്. ജോലിഭാരം എന്ന നിലയി~ നിലയിലി~ നിലയിലല്ല. അവർ വായിക്കാനും അവരുടെ മനസ്സും കഴിവും വികസിപ്പിക്കാനും ഇഷ്ടപ്പെടുന്നു. സ്വാമി വിവേകാനന്ദനെപ്പോലുള്ള ചില ചരിത്രപുരുഷന്മാർ അവരുടെ ജീവിതകാലം മുഴുവൻ വിദ്യാഭ്യാസം നേടുന്നതിനും സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്കിടയിൽ അറിവ് പങ്കിടുന്നതിനുമായി ചെലവഴിച്ചു. നാമും ശരിയായ വിദ്യാഭ്യാസം നേടുകയും അതിന്‍റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുകയും പൂർണ്ണമായും പ്രയോജനം നേടുകയും വേണം. സമൂഹത്തിലെ മറ്റ് ദരിദ്രരായ ആളുകളെ ബലഹീനതകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും കരകയറ്റാൻ അവരെ സഹായിക്കുക എന്നതായിരിക്കണം വിദ്യാഭ്യാസം നേടുകയെന്ന നമ്മുടെ ലക്ഷ്യം. വിദ്യാഭ്യാസത്തിന് ആ അവിശ്വസനീയമായ ശക്തിയുണ്ട്. അത് നമ്മെ ദുഷിച്ച ശക്തികളിൽ നിന്ന് അകറ്റിനിർത്തുകയും സ്വയം ആശ്രയിക്കാൻ സഹായിക്കുകയും പ്രശ്നപരിഹാര~ പാരി~ പരിഹാരകനും മികച്ച തീരുമാനമെടുക്കുന്നവനുമായി മാറുന്നതിനുള്ള പുതിയ സാദ്ധ്യതകൾ സാധ്യതകളും അവസരങ്ങളും പ്രദാനം ചെയ്യു~ ചെയ്യുകയും ചെയ്യുന്നു. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിറുത്തുന്നതിലൂടെ ഇത് നമ്മുടെ മാന~ മനസ്സിനെ ശാന്തവും സമാധാനവും നിലനിർത്തുന്നു. വിദ്യാഭ്യാസത്തിന്‍റെ താക്കോലിലൂടെ ഒരാൾക്ക് വിജയത്തിന്‍റെ പ്രയാസകരമായ പൂട്ട് തുറക്കാൻ കഴിയുകയുള്ളു. നല്ല വിദ്യാഭ്യാസത്തിന്‍റെ അഭാവത്തിൽ രണ്ടുനേരം ഭക്ഷണം ലഭിക്കുന്നതിന് കുറച്ച് പണം സമ്പാദിക്കാൻ പലരും ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു. സ്ത്രീകളേ, മാന്യരേ വിദ്യാഭ്യാസം എന്ന പദത്തിന് ആമുഖം ആവശ്യമില്ല. നമ്മുടെ കുട്ടിക്കാലം മുതൽ അതിന്‍റെ അർത്ഥമെന്താണെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. ഒരു സാധാരണക്കാരന്‍റെ പദത്തിൽ വിദ്യാഭ്യാസം എന്നത് മാതൃഭാഷയിൽ വായിക്കാനോ എഴുതാനോ ഉള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും വിശാലമായ വീക്ഷണകോണിൽ ഇത് ഒരു പ്രത്യേക മേഖലയിൽ പ്രത്യേക അറിവ് ഉള്ളതായി സൂചിപ്പിക്കുന്നു. പിന്നീടുള്ള കഴിവുകൾ കൂടുതൽ ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്നു, അത് class room അധിഷ്ഠിതവും പരിശീലനം ലഭിച്ച അധ്യാപകർ നൽകുന്നതുമാണ്. മറുവശത്ത്, അടിസ്ഥാന വിദ്യാഭ്യാസ വൈദഗ്ധ്യം class മുറികളിൽ നിന്ന് നേടിയെടുക്കണമെന്നില്ല, മികച്ച community class കളിലൂടെയോ വീട്ടിലോ പോലും നേടാവും~ നേടാനാകും. എല്ലാവരുടെയും ജീവിതത്തിൽ വിദ്യാഭ്യാസം ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ദൈനംദിനം കൂലിപ്പണിക്കാരില്‍ ഏതെങ്കിലും multinational company ക company യുടെ ഉയർന്ന ranking CEO വരെ രണ്ട് സാഹചര്യങ്ങളിലും നേടിയ വിദ്യാഭ്യാസം നിലവാരം വ്യത്യസ്തമാണെങ്കിലും വിദ്യാഭ്യാസത്തിന്‍റെ പ്രാധാന്യം ഇരുവരും നന്നായി മനസ്സിലാക്കുന്നു. വിദ്യാഭ്യാസത്തിന്‍റെ അഭാവം നിമിത്തം അവൻ ജീവിതകാലം മുഴുവൻ ഒരു ജോലിക്കാരനാകാൻ വിധിക്കപ്പെട്ടവനാണെന്ന് ഒരാൾക്ക് അറിയാം. മറ്റേയാൾ അവൻ എവിടെയാണോ അവിടെ എത്താൻ സഹായിച്ച മികച്ച ഔപചാരിക വിദ്യാഭ്യാസം നേടിയതിന് നന്ദി പറയുന്നു. എന്നിരുന്നാലും, അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്‍റെ പ്രയോജനം വൈദഗ്ധ്യമില്ലാത്ത ചെറിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പോലും നിഷേധിക്കാനാവില്ല. ദൈനംദിന കൂലിപ്പണിക്കാരനാണോ റിക്ഷ വലിക്കുന്നവനാണോ ചെറുകിട കർഷകനാണോ എന്നത് പരിഗണിക്കാതെ ലളിതമായ കണക്കുകൂട്ടലുകൾ വായിക്കാനും എഴുതാനും ചെയ്യാനും അവരെ സ്വതന്ത്രവും ആത്~ ആത്മവിശ്വാസവും

സ്വതന്ത്രമാക്കുന്നു. ലളിതമായ വിഭവങ്ങൾ വിവേക~ വിവേകത്തോടെ ഉപയോഗിക്കാനും ക്രമേണ പുരോഗ~ പുരോഗമിക്കാനും അവരെ പ്രാപ്തരാക്കുന്നു. കൂടാതെ എല്ലാ സാങ്കേതിക വശങ്ങളും വിദ്യാഭ്യാസവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പരി~ പരിവർത്തനം ചെയ്യുന്നു. ഇത് ഒരു വ്യക്തിയെ കൂടുതൽ മര്യാദയുള്ളവനും വിവേക~ വിവേകിയുമാക്കുന്നു. വിദ്യാ~ വിദ്യസമ്പന്നനായ ഒരാൾക്ക് മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാൻ കഴിയും. അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ യുക്തിസഹമായി വാദിക്കാൻ പോലും കഴിയും. ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ സംഭവത്തെയോ മെച്ചപ്പെട്ട രീതിയിൽ വിശകലനം ചെയ്യാനും ഉചിതമായ വിധിക~ വിധികൾ പുറപ്പെടുവിക്കാനും